ആ കെ ബി എ ന്റെ app കെ ബി ഐ മോബൈ മൊബി mobile app ന്ന് പറഞ്ഞിട്ട് ഒര് app ഉണ്ട്. താങ്കൾക്ക് അത് play store ഇൽ നിന്ന് ഐ സ് ഓ iOs ഇത് ആണെങ്കിൽ i-store ഇൽ നിന്നും app store ഇൽ നിന്നും download ചെയ്യാവുന്നതാണ്. ആഹ് ഓക്കേ ഓക്കേ ഞാന് നേരത്തെ പറഞ്ഞത് പോലെ അത് അത്അ തെല്ലാം താങ്കള്ക്ക് ലെഭിക്കുന്നതാണ് ആഹ് bank ലേക്ക് വന്നാൽ താങ്കളുടെ എല്ലാ doubt കളും കര്യങ്ങളും എല്ലാ ഇതും പിന്നെ procedures എല്ലാം പെട്ടന്ന് fast ആരിക്കും students account ഇവിടെ ദിവസ്സവും ഒരുപാട് വിദ്യാർത്ഥികൾ വന്ന് എടുക്ക് എടുക്കാറുണ്ട്. എ students scholarship നെ പട്ടിട്ള്ള വാക്കി details എല്ലാം ഞ നിര്ദേശിക്കണ്ടത് ഞങ്ങളല്ല government ഉം അത് ആ താങ്കളുടെ ഇസ്കൂളും school കളും ആണ് കാര്യങ്ങൾ account open മാത്രമെ ഇവിടെസാദിക്കുള്ളു ബാക്കിഎല്ലാകര്യങ്ങളുംതാങ്കൾ school നിന്നാണ് ചെയ്യണ്ടത്

ഓ ഒരേപോലവണം ഇല്ലെങ്കിഅത് reject ആവുന്നതാണ് ആഹ് ആഹ് card ന് പതിനെട്ടാവണം card അല്ലാത്തപക്ഷം താങ്കൾക്ക് cheque book പോലത്തെ ആവശ്യങ്ങളെല്ലാം bank provide ചെയ്യുന്നതാണ് ആഹ് google pay താങ്കൾക്ക് ഉപയോഗിക്കാവുന്നതാണ് card കിട്ടിയതിനുശേഷമാത്രം ആഹ് ന് താങ്കൾ bank ലോട്ട് വന്നാൽ ഇവിടെ നിന്ന് നിങ്ങള്ക്ക് queue ഒന്നും പാലിക്കാതെതന്നെ നങ്ങളുടെ security ഒര് form തെരും ആ form ൽ എല്ലാ details ഉം ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ IFSC code കാര്യങ്ങള് bank number bank code അങ്ങനത്തെ എല്ലാവിധ datas ഉം പെന പെ എഴുതി പൂരിപ്പിച് അത് bank ഉമായിറ്റ് ഏൽപ്പിക്കുക അതിന് ശേഷം

ആഹ് അവിടന്ന് അക്ഷലേക്ക് വേർന്നപോലെതന്നെയാണല്ലോ കോടതിപ്പടി bank ലോട്ട് വെര്ന്നത് പക്ഷെ bank time രണ്ട് മണിവരെ ഇണ്ടാവാറുള്ളു താങ്കൾക്ക് അ ആ സമയത്ത് എത്തുവാണെങ്കിൽ കൂടുതൽ ഉപകാരമായിരിക്കും

ഏയ് ഇല്ലല്ലില്ലല്ലില്ല താങ്കൾ ഞങ്ങളുടെ account ബേ bank account എടുക്കുന്നതും വേറൊരു bank ഇൽ നിന്നും എടുക്കുന്നതും കൂടുതൽ എ എ എല്ലാതും same തന്നെയാണ് പക്ഷെ ഞങ്ങളുടേ കാര്യങ്ങൾ ഞങ്ങളുടെ service കാര്യങ്ങളെല്ലാം fast ആണ് അതാണ് ഞങ്ങളുടെ bank ന്റെ പ്രേത്യേകത തന്നെ കെ ബി എ bank ൻറെ ഏറ്റവും പ്രേത്യേകത പറഞ്ഞാ ഞങ്ങളുടെ service ഇപ്പോൾ നിങ്ങൾക് തന്നെ call ചെയ്യുമ്പഴും കാര്യങ്ങളും എല്ല doubt ഉം ഞങ്ങള് സമയോം പരിഷ് സമയപരിമിതിയോടുകൂടിത്തന്നെ ഏത് സമയത്തും ഞങ്ങള് സംസാരിക്കുന്നത് താങ്കൾക്ക്ക് മനസ്സിലായിഎന്ന ഉത്തമബോധത്തോട്കൂടിയാണ് ഞങ്ങള് സംസാരിക്കുന്നത് ആഹ് അതെ അതെ അതെ അതെ അതെ കെ ബി എ bank മണ്ണാർക്കാടിൽ തന്നെ മണ്ണാർക്കാടിൽ അല്ല കേരളത്തില് തന്നെ ഏറ്റവും മികച് bank കളിൽ ഒന്നാണ്

ഇത് ഇങ്ങനെ ചോദിച്ചാല് google pay, phone pe, amazon pay എന്നിവ bank ഉം bank ഉമായിട്ട് link ചെയ്താല്

ഇല്ലല്ലലില്ലില്ല അത് താങ്കള്ക്ക് പെട്ടന്ന് തന്നെ എടുക്കാം card താങ്കള് card രണ്ടുമാസത്തിനുള്ളിൽ കിട്ടുവാണെങ്കിൽ ചെന്നുതന്നെ എടുക്കാം അല്ലാതെ വന്നാല് ഇവിടെ bank ഇൽ വന്ന് ഒരു form ഇൻഡ് ഒരു ആ form ൽ IFSC code എത്ര amount in words ഉം in letters ഉം എഴ്ത്തീറ്റ് bank ലോട്ട് തന്നാൽ അപ്പോൾ തന്നെ താങ്കൾക്ക് ആ cash ലഭിക്കുന്നതാണ്

ആഹ് താ താങ്കൾ താങ്കൾ ഏത് mobile number ആണീവിഡെ link ച്യ്തിട്ടുള്ളത് ആ mobile number താങ്കള്ക്ക് ആ mobile ലേക് ത message വരുന്നതാണ്

ആഹ് ഈ ശനി ഞായറും എല്ലാ ശെനി ഞായറും means ഞാറായ്ച്ച ലീവ് ആണ് രണ്ടാം ശെനിമത്രെ working അല്ലാതുള്ളൂ സാധാ ബാക്കിയുള്ള എല്ലാ saturday സും working ആണ് sir ആഹ് താങ്കൾക്ക് ഇനിയും സമയമുണ്ടല്ലോ താങ്കൾക്ക് scholarship ഉം ഈ പെട്ടന്നകിട്ടാണെങ്കിൽത്തന്നെ താങ്കൾ ഒര് ദിവസം ഇതിനായിറ്റ് leave എടുക്കുകയോ അല്ലെങ്കിൽ half day school leave ഇൽ താങ്കൾക്ക് ഇവിടെ വന്ന് account open account open ചെയ്യാവുന്നതാണ് ഇല്ലല്ലല്ല ഇല്ലല്ലല തെരക്ക് ഇണ്ടാവൂലാ it is based on time I dont know ആ ഓ okay okay okay അത് school ഉമായിറ്റ് ബന്ധപ്പെട്ടാൽ താങ്കൾക്ക് എല്ലാ details ഉം എതുന്നതാണ് ഞങ്ങ ഞങ്ങളുടേ ബാ

ഇല്ല ഇല്ല അത് കൊടുത്ത details പ്രകാരമാണ്. sir വേറെന്തെങ്കിലും സംശയമുണ്ടോ ശേരി കെ ബി എ ലെക് വിളിച്ചതിന്‌ നന്ദി താങ്കൾ എനിക്ക് ഒരു rating ഉണ്ട് താങ്കളിലേക് ഒരു message ചെയ്യുമ്പോൾ താങ്കൾ full rating തന്നെ കൊടുക്കേണ്ടതാണ്‌ thank you sir thank you sir okay hello നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ കൊണ്ടുള്ള വിഭവങ്ങളാണ് കണവ curry കണവ മീൻ അമ്പത് gram തക്കാളി നാല് എണ്ണം നൽ നന്നായി പഴുത്തത് തേങ്ങ പകുതി മുളക് പൊടി ഒരു tea spoon മല്ലിപ്പൊടി രണ്ടു tea spoon മഞ്ഞൾപ്പൊടി അര teaspoon ഉള്ളി ഒരു cup പച്ചമുളക് ആറെണ്ണം ഇഞ്ചി ഒരു കഷ്ണം വെളുത്ത ഉള്ളി നാല് അല്ലി ഗരം masala അര tea spoon വെളിച്ചെണ്ണ പാകത്തിന് ഉപ്പ് കറിവേപ്പില പാകത്തിന് കണവ നന്നായി വൃത്തിയാക്കി അര inch നീളത്തിൽ അരിയുക ഉള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ചെറുതായി അരിഞ്ഞ് വെക്കുക ചിരവിയ തേങ്ങ ചീനച്ചട്ടിയിൽ അൽപ്പം എണ്ണയൊഴിച്ച് ചുവകെ വറുത്തെടുക്കുക ഇതിലേക്ക് മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് വറുത്ത് ചെറു തീയിൽ വേണം വറുക്കാൻ

എണ്ണ ഒഴിച്ച് ഉള്ളി വഴറ്റണം ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എന്നിവയും ചേർത്ത് വഴറ്റുക ഉള്ളി ചെറുതായി ചുവന്ന് വരുമ്പോൾ തക്കാളി ചേർത്ത് നന്നായി വഴറ്റണം തക്കാളിയിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ കണവയും ഉപ്പും ചേർത്ത് വഴറ്റണം ചെറു തീയിൽ വേണം വഴറ്റേണ്ടത്‌ ഇതിലേക്ക് അരപ്പ് ചേർത്ത് നന്നായി ഇളക്കുക കണവ വേവുന്നതിന് പാകത്തിനുള്ള തിളച്ച വെള്ളം ചേർത്ത് ഇളക്കി മൂടിവെച്ച്

അടുത്തതായിട്ട് fish കൊണ്ടുതന്നെ വേറൊരു വിഭവം ആണ് ഞാൻ തയ്യാറാക്കുന്നത് അയല fish tikky അയല ഒരു വലുത് ഒന്ന് വലുത് ഉരു ഉരുളൻകിഴങ് ഒന്ന് വേവിച്ചത് സവോള ഒന്ന് പച്ച മുളക് ചെറുതായി അരിഞ്ഞത് രണ്ട് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് രണ്ട് tea spoon വെളുത്തുള്ളി അരിഞ്ഞത് രണ്ട് tea spoon മല്ലിയില ഒരു തണ്ട് ചെറുതായി അരിഞ്ഞത് ച് ചെറുനാരങ്ങാ ഒന്ന് മഞ്ഞൾപ്പൊടി അര tea spoon bread പൊടിച്ചത് രണ്ട് table sppon ഉപ്പ് പാകത്തിന് വെളിച്ചെണ്ണ ആവശ്യത്തിന് മീൻ ആവിയിൽ വേവിച്ച് ഉം വാ വേവിച്ച് മുള്ള് മാറ്റിവെക്കുക ഉരുളങ്കിഴങ് ഉടച്ചതിന് ഉടച്ചതിൽ മീൻ പച്ചമുളക് മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി

പൊടിച്ചതിൽ പൊതിഞ്ഞ് ചൂടായ എണ്ണയിൽ വറുത്തെടുക്കുക അടുത്തതായിട്ട് വേറൊരു fish കൊണ്ട് തന്നെയൊരു dish ആണ് ഞാൻ പറയുന്നത് കണവ roast അതിന് ആവശ്യമായ വിഭവങ്ങൾ കണവ അഞ്ഞൂറ് gram തക്കാളി മൂന്നെണ്ണം തേങ്ങാ കൊത്തിയരിഞ്ഞത് അര cup മുളക് പൊടി ഒരു tea spoon മല്ലിപ്പൊടി ഒരു tea spoon മഞ്ഞൾപ്പൊടി അര tea spoon ഉള്ളി ഒരു cup പച്ചമുളക് മൂന്ന് ഇഞ്ചി ഒരു കഷ്ണം സവോള മൂന്ന് ഗരം masala അര tea spoon വെളിച്ചെണ്ണ പാകത്തിന് കറിവേപ്പില പാകത്തിന് കണവ നന്നായി വൃത്തിയാക്കി അര inch നീളത്തിൽ അറിഞ്ഞു വെക്കുക പച്ചമുളക് സവോള ഇഞ്ചി തക്കാളി എന്നിവ അറിഞ്ഞ് വെക്കുക കണവയിൽ മഞ്ഞൾപൊടി അര tea spoon മുളക് പൊടി അര tea spoon അര tea spoon മല്ലിപ്പൊടി ഉപ്പ് പാകത്തിന് എന്നിവ ചേർത്ത് പാകത്തിന് വെള്ളവും ചേർത്ത് നന്നായി വേവിക്കുക ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് സവോള തേങ്ങ ഇഞ്ചി പച്ചമുളക് എന്നിവ എ എന്നിവയിട്ട് വഴറ്റണം തക്കാളിയിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അര tea spoon മല്ലിപ്പൊടിയും മുളക്പൊടിയും ചേർത്ത് നന്നായി വഴറ്റി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കണവ ചേർത്ത് വഴറ്റണം ചാറ് കുറുകി

അടുത്തതായിട്ട്

വറ്റൽ മുളക് ഏഴ് വെളുത്തുള്ളി ഒരു വലിയ കുടം ഇഞ്ചി ഒര് inch കഷ്ണം ഗ്രാമ്പൂ നാല് ഏലയ്ക്ക രണ്ട് കറുവപ്പട്ട നാല് ജീരകം ഒരു tea spoon മല്ലിപ്പൊടി രണ്ട് tea spoon വിനാഗിരി പാകത്തിന് തക്കാളി മൂന്ന് അരിഞ്ഞത് വെളിച്ചെണ്ണ പാകത്തിന് സവോള രണ്ട് പൊടിയായി അരിഞ്ഞത് ഉപ്പ് പാകത്തിന് പഞ്ചസാര അര tea spoon കോഴി കഷ്ണങ്ങളാക്കി വെക്കുക വറ്റൽമുളക് വെളുത്തുള്ളി ഇഞ്ചി ഗ്രാമ്പൂ ഏലക്ക കറുവപ്പട്ട ജീരകം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ വിനാഗിരി ചേർത്ത് നന്നായി അരക്കുക തക്കാളി അരച്ചു വെക്കുക എണ്ണ ചൂടാക്കി സവോള വഴറ്റുക brown നിറമാകുമ്പോൾ അരപ്പ് ചേർത്ത് വഴറ്റി വേവിക്കുക ഇതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് വഴറ്റിയ ശേഷം പാകത്തിന് ഉപ്പും chicken ഉം ചേർത്തിളക്കി ചെറു തീയിൽ വേവിക്കുക വെന്ത ശേഷം പഞ്ചാര ചേർത്ത് യോജിക്കുക ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്ക്കാരം നമസ്കാരം.

കുട്ടികളെ കുട്ടികളായി കാണാൻ കഴിയാത്തതാണ് നമ്മുടെയെല്ലാം അടിസ്ഥാനപരമായ തകരാറ്. നാം ഒരു കുട്ടിയുമായി സമീപിക്കുമ്പോൾ, ഒരു കുട്ടിയുമായി സഹവാസം സ്ഥാപിക്കുമ്പോൾ, ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ നാമും ഒരു കുട്ടിയായി മാറുന്നു. എങ്കിലാണ് നമുക്ക് അവൻ്റെ യഥാർത്ഥ മനസിനെ അറിയുവാൻ സാധിക്കുകയുള്ളു. നാം പറയുന്നത് അവനു കൃത്യമായി മനസിലാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പഠനം നമ്മുടെ പഠിപ്പിക്കൽ അവനു ആനന്ദകരമാവണമെങ്കിൽ നാം അവരിൽപ്പെട്ട ഒരുവനായി മാറണം

എന്നതാണ് ഉത്തരം. മുതിർന്നവരുടെ പുക കണ്ണാടിയിലൂടെയാണ് പലരും മക്കളെ കാണുന്നത്. അതാണ് വലിയ പ്രശ്നവും. ഈ പുക കണ്ണാടി തല്ലിയുടച്ചു കളഞ്ഞിട്ട് കുട്ടിയെ കുട്ടിയായി കാണാനും, അവരിലേക്ക് ഇറങ്ങി ചെല്ലുവാനും ശ്രമിക്കുകയാണ് മാതാപിതാക്കൾ ആദ്യമായി ചെയ്യേണ്ടത്, മിക്ക കുട്ടികളും സ്വതവേ, സ്വാർത്ഥരും, നിയമങ്ങൾ പാലിക്കാൻ വിമുഖരും, മറ്റുള്ളവരെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാത്തവരുമാണ്. ഇതവരുടെ പെരുമാറ്റത്തിൽ കാണാനും കഴിയും. ഇത്തരം സാഹചര്യങ്ങളിൽ പല മാതാപിതാക്കന്മാരും കുട്ടികളെ ശാസിക്കാനും, താക്കിതു ചെയ്യുവാനും, തല്ലുവാനുമാണ് ശ്രമിക്കുന്നത്. എന്നാൽ, ഇതൊക്കെ കുട്ടിത്തത്തിൻ്റെ പ്രകൃതമാണെന്ന് മനസിലാക്കികൊണ്ട് അവരെ കളികളിലൂടെയും, വിനോദ പരിപാടികളിലൂടെയും നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കുകയാണ് ഓരോ മാതാവും പിതാവും ചെയ്യേണ്ടത്. കൂട്ടായ കളികളും വിനോദ പരിപാടികളും അവരെ കുറെയൊക്കെ നിസ്വാർഥരാക്കുന്നു. നിയമവിദേയത്വം പഠിപ്പിക്കുന്നു. അന്യരും ജീവിതത്തിലെ അഭിഭാജ്യ ഘടകങ്ങൾ ആണെന്ന് ബോധ്യപ്പെടുത്തുന്നു. കുട്ടിത്തം കാണിക്കുന്നവരാണല്ലോ കുട്ടികൾ, അവരെ ആവശ്യത്തിന് ഓടാനും ചാടാനും കളിക്കാനും ആർത്തുവിളിച്ചുല്ലസിക്കാനും അനുവദിക്കുക. അവരുടെ ശാരീരികവും മാനസികവും ആയ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഓടിയും ചാടിയും കളിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നതോടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കൂട്ടുകാരും സാഹചര്യവും ആവശ്യമാണ്. കൂട്ടുകാരെ കിട്ടിയില്ലെങ്കിൽ തന്നെ കളിപ്പാട്ടങ്ങളിൽ അവർ സുഹൃത്തുക്കളെ കണ്ടെത്തിയെന്നിരിക്കും. ഒരുകണക്കിന് ഇത് അവരുടെ ഭാവനയുടെ വികാസത്തിനുപരി സാമൂഹിക വാസനയുടെ വികാസ സൂചനകളാണെന്ന് വേണം കരുതാൻ. കുട്ടികൾക്ക് സമ പ്രായക്കാരായ കൂട്ടുകാർ ആവശ്യമാണ്. സ്നേഹിക്കാനും സ്നേഹം പിടിച്ചുപറ്റാനും ഈ സൗഹൃദങ്ങൾ സഹായകമാവുന്നു. ഇവിടെ കാല, ദേശ, ഭാഷ ഭേദങ്ങൾ ഇല്ലാതെ എല്ലാ കുട്ടികളും വളർച്ചയുടെ സവിശേഷ ഘട്ടത്തിൽ പ്രകടമാക്കുന്ന സ്വാഭാവിക സൗഹൃദത്തിൻ്റെ സൂചനകളായ നീക്കങ്ങൾ തടയപ്പെടുകയും നിരുത്സാഹപ്പെടുത്തപ്പെടുകയും ചെയ്യുമ്പോൾ സാമൂഹിക വികസനത്തിനുള്ള നൈസർഗിക കഴിവുകൾ മുരടിച്ചു പോവുന്നു. സാമൂഹിക ബോധവും സൗഹൃദ ഭാവവും കുട്ടികളിൽ വളരണമെങ്കിൽ മാതാപിതാക്കളുടെ സാഹചര്യവും ഊഷ്‌മളമായ ഇടപെടലുകളും സ്നേഹവായ്പ്പും കളിക്കൂട്ടുകാരുമായുള്ള കളിയും ഒക്കെ ആവശ്യവും അത്യന്താപേഷിതവുമാണ്. ഇതൊക്കെ കുട്ടികളിൽ മാനസിക വളർച്ചക്കും വ്യക്തിത്വ വികാസത്തിനും സഹായകമായിത്തീരുന്നുവെന്ന യാഥാർഥ്യം പലർക്കും അറിഞ്ഞുകൂടാ. കുട്ടികളെ അടച്ചു പൂട്ടി ഏകാന്തതയുടെ തടവറയിൽ വളർത്തുന്ന ചില മാതാപിതാക്കളുണ്ട്. കളിക്കാനോ കൂട്ടുകൂടാനോ അനുവദിക്കാതെ ഒരൽപം പോലും സ്വാതന്ത്ര്യം നൽകാതെ കർശന നിയന്ത്രണത്തിൽ വളർത്തുന്ന കുട്ടികളിൽ പല മാനസിക വ്യക്തിത്വ അസാമാന്യതകളും കണ്ടുവരുന്നുണ്ട്. സാദാ മുറിക്കകത്തു കൂനിക്കൂടി ഇരിക്കുന്ന കുട്ടി പുറത്തു വരുമ്പോൾ അനിയന്ത്രിതമായ വികൃതികളും കുസൃതിത്തരങ്ങളും കാണിക്കാൻ ഇടയുണ്ട്. മനസിലും ശരീരത്തിലും കെട്ടിക്കിടക്കുന്ന ഊർജം കാരണമാണിത്. അതുപോലെതന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ വളരുന്ന കുട്ടികളിൽ കടുത്ത ഏകാന്തത

നിഷേകാൽമകത്വം, കോപം, ലജ്ജ തുടങ്ങിയ വിരുദ്ധ സമീപനങ്ങളും വളന്നുവരുന്നതായി കാണുന്നു. ഇത്തരം കുട്ടികളെ മനസിലാക്കികൊണ്ട് വിനോദ പരിപാടികൾക്കു തിരിച്ചു വിട്ടാൽ,

കുട്ടികളിൽ നല്ല ശീലങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും അഭ്യസിപ്പിക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അതൊക്കെ നല്ലതുതന്നെ പക്ഷെ ലിഖിതമായ നിയമങ്ങൾ കുട്ടിയുടെമേൽ അടിച്ചേൽപ്പിക്കുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷമേ ഉണ്ടാക്കു എന്ന സത്യം പല മാതാപിതാക്കളും വിശിഷ്യ ഈ കാലഘട്ടത്തിലും അതിൻ്റെ മുൻപുള്ള കാലഘട്ടത്തിലും ധാരാളമായും മറന്നുപോയതിൻ്റെ തിക്തഫലം പല മക്കളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെല്ലാം തൻ്റെ സ്വന്തം മാതാവും പിതാവും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എൻ്റെ കുട്ടിയെ ആ ചെറുപ്രായത്തിൽ അങ്ങനെ വളത്തിയിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ? പക്ഷെ മറുപടിയില്ല. കഴിഞ്ഞുപോയതൊന്നും തിരിച്ചു കിട്ടില്ല. പോയതുപോയി. ഇനിയങ്ങോട്ട് നാം ശ്രമിക്കണം. ശീലങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും വേതുറക്കാരനെപ്പോലെ പഠനകാര്യത്തിലും കുട്ടികൾ മാനസികമായി പാകപ്പെടണം. കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങി എന്നതുകൊണ്ട് അവർക്ക് കാര്യ കാരണങ്ങൾ കാര്യ കാരണ ശേഷി കൈവരുന്നില്ല. ഈ വസ്തുത മനസിലാക്കാതെ കുഞ്ഞു സംസാരിക്കാൻ തുടങ്ങിയാൽ ഉടനെ തന്നെ അതിനെ പഠിപ്പിച്ചു സർവജ്ഞ പീഠം കയറ്റാനുള്ള തത്രപ്പാടിലാണ് പല മാതാപിതാക്കളും കൊച്ചു തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കുന്നതു പോലെ താങ്ങാനാവാത്ത പാഠ്യ പഠ്യേതര വിഷയങ്ങൾ കുട്ടിയുടെ തലയിൽ അടിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾ ബുദ്ധിയുള്ളവരല്ല. അവർ ആ കുട്ടിയുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയാണ്. എന്തിനും ഒരു സമയമുണ്ട്. ആ സമയത്തെ എന്തും ചെയ്യാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങളുടെ തലച്ചോറും ബുദ്ധിയും വികസിക്കാനും ഒരു പ്രായമുണ്ട്. അതിനുമുൻപ് തലച്ചോറിലേക്ക് അമിതമായ ഭാരം അടിച്ചേൽപ്പിച്ചാലും അത് മുരടിച്ചു പോവുകയേ ഉള്ളു. ഈ അതിമോഹം കുട്ടികളുടെ കുട്ടിത്തവും ഭാവിയും നശിപ്പിച്ചു കളയുകയേയുള്ളു എന്ന സത്യം ഓരോ മാതാവും പിതാവും മനസ്സിലാക്കൽ അത്യാവശ്യമാണ്. അതുകൊണ്ടുതന്നെ അവരുടെ പ്രായത്തിനും ബുദ്ധിവികാസത്തിനും അനുയോജ്യമായ വിധത്തിലായിരിക്കണം അവരിൽ അറിവും വിദ്യാഭ്യാസവും നാം നുകർന്നു കൊടുക്കേണ്ടത്. ഓരോ പ്രായത്തിലും അവർക്ക് എന്താണോ ആവശ്യം അതാണ് കൊടുക്കേണ്ടത്. ചെറിയൊരു കുട്ടിക്ക് പോയി science പഠിപ്പിച്ചാൽ ഒരിക്കലും ശരിയാവില്ല. ആ ചെറിയ പ്രായത്തിൽ അവർക്ക് എന്താണോ വേണ്ടത് അത് പറഞ്ഞു കൊടുക്കുക. അതല്ലാതെ എനിക്ക് ഇത് അറിയും, അതെൻ്റെ എൻ്റെ കുട്ടിക്കും ഇത് അറിയണം എന്നൊരു പിടിവാശിയിൽ പഠിക്ക് എന്നു പറഞ്ഞു ഒരിക്കലും ഒരു കുട്ടിയെ ശകാരിക്കാനോ തല്ലാനോ പാടില്ല. കുട്ടികളെ കുട്ടികളായി കണ്ട് അവരർഹിക്കുന്ന സ്നേഹവും പരിഗണനയും നല്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അവർക്ക് വേണ്ട അംഗീകാരം കൊടുക്കണം. അവൻ കുട്ടിയാണ് അവനെ ബഹുമാനിക്കേണ്ട എന്നൊന്നും ഇല്ല. കുട്ടിക്ക് കുട്ടിക്ക് കൊടുക്കേണ്ട ബഹുമാനം നാം കൊടുത്തേ മതിയാകു. അവരെ അംഗീകരിക്കാൻ എല്ലാതരത്തിലുമുള്ള ശ്രദ്ധയും നൽകണം. അർഹിക്കുന്ന സ്വാതന്ത്ര്യം നൽകുകയും സ്വതന്ത്രമായി പ്രവർത്തിച്ചു വിജയം കൈവരിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും വേണം. മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും പരിഗണനയും ശ്രദ്ധയും മറ്റും കിട്ടാതെ വരുമ്പോളാണ് കുട്ടികൾ മറ്റുള്ളവരുടെ ശ്രദ്ധ കേന്ദ്രമാകാനുള്ള വഴി തിരഞ്ഞെടുക്കുന്നത്. വാശി കരച്ചിൽ, അമിത വികൃതി, രോഗം അഭിനയിക്കൽ, അനുസരണക്കേട് തുടങ്ങിയ കലാപരിപാടികളും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ് എന്ന് ഓരോ മാതാവും പിതാവും മനസിലാക്കേണ്ടതുണ്ട്. ഇത്തരം സഹചര്യങ്ങളിൽ അവരെ ശ്രദ്ധിക്കുന്നു, പരിഗണിക്കുന്നു എന്നെല്ലാം അവരെ ബോധ്യപ്പെടുത്താൻ ഓരോ മാതാവിനും ഓരോ പിതാവിനും കഴിഞ്ഞാൽ അതാണ് രണ്ടുപേരുടെയും ഏറ്റവും വലിയ വിജയം. അവർ തൻ്റെ കുട്ടിയെ നല്ല നിലക്ക് വളർത്താൻ അവർക്ക് കഴിഞ്ഞു എന്ന് അവർക്ക് ആശ്വസിക്കാം. Hello നമസ്ക്കാരം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ചരിത്രം ജീവചരിത്രം ഞാൻ ഇവിടെ ബാല്യത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന പേരിൽ അറിയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ footballerGOAT എന്ന് പറയും പറയുന്ന ഒരു വൃക്തിയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അദ്ദേഹം ജനിച്ചത് portuguese ലെ ലിസ്ബണിൽ ആണ് ലിസ്ബണിൽ ജനിച്ചു അദ്ദേഹത്തിന് അച്ഛനും അമ്മയും രണ്ട് സഹോദരിമാരും ഒരു ചേട്ടനുമാണ് ഉള്ളത് പറ്റു താഴ്ന്ന ജീവിതത്തിൽ അത്രയും താഴ്ന്ന രീതിയിൽ ആണ് അവർ ദരിത്രത്തിലൂടെ ആണ് അവർ ജനിച്ചു വന്നിരുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ജനിച്ചു വന്നിരുന്നത് അമ്മ school ഇൽ പണി എടുത്തിട്ട് ഇണ്ടാക്കിയ ഭക്ഷണം ഉം ബാക്കിവരുന്ന ഭക്ഷണമായിരുന്നു അവർ കൊണ്ട് വന്ന് കഴിക്കണമായിരുന്നു അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് അതായിരുന്നു അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു footballer ആവാൻ ആയിരുന്നു ആഗ്രഹം അദ്ദേഹം കുറെ കഠിനാധ്വാനം ചെയ്തു പരിശ്രമിച്ചു hardwork ചെയ്തു നന്നായി hardwork ചെയ്തു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അദ്ദേഹം ഒരുപാട് ആഗ്രഹങ്ങൾ സഫലമാക്കി ഈ ലോകത്തിൻ്റെ നേറുകയിൽ നിൽക്കുന്ന അദ്ദേഹം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അദ്ദേഹം തൻ്റെ career തുടങ്ങിയത് അദ്ദേഹം പഠിക്കാൻ ഒരു ദിവസം school ഇൽ പോയി school ഇൽ പോയപ്പോൾ അദ്ദേഹം അദ്ദേഹം പഠിക്കില്ലായിരുന്നു പഠിക്കില്ലായിരുന്നപ്പോൾ teacher അദ്ദേഹത്തോട് ചൂട് ആയി ചൂട് ആയി അപ്പോൾ ടി teacher

കരഞ്ഞു പോന്ന അദ്ദേഹത്തിന് football വളരെ വളരെ അധികം ഇഷ്ട്ടമായിരുന്നു എന്നിട്ട് boot വാങ്ങാൻ പൈസ ഇല്ല കളിക്കാനോ ഒന്നിനും ഒരു ഇത് ഇല്ലാതെ ദാരിദ്ര്യ കുടുംബത്തിൽ നിന്ന് ജീവിച്ചു വന്നു അദ്ദേഹം

അവിടെ career തുടങ്ങി അവിടെ career തുടങ്ങി പിന്നെ Manchester United ൽ എത്തി Manchester United ൽ നിന്ന് ലോകത്തിലെ വമ്പൻ club ആയ Real madridReal madrid നിന്ന്

തൻ്റെ lisbon club ഇൽ അദ്ദേഹം career നല്ല രീതിയിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന time ലാണ് manchester united ൻറ്റെ പരിശീലകനായ sir അലക്സ് ഫെർഗ്യൂസിനോട് പോർട്ടുഗലിലെ തൻ്റെ coach ആയിരുന്ന പഴയ coach ആയിരുന്ന ഒരു വ്യക്തി manchester united ൽ ന്റെ assistantcoach ആയിരുന്ന പറയുന്നത് പോർട്ടുഗലിൽ ഇങ്ങനെ ഒരു player ഉണ്ട് അദ്ദേഹത്തെ ഇപ്പൊ team ൽ കൊടുത്താൽ നമ്മക്ക് വളരെ അധികം മുന്നോട്ട് പോകാൻ കഴിയും അപ്പോ അത് കാരണം അവർ ലിസ്‌ബോണിൽ sporting manchester united ഉം തമ്മിൽ വളരെ അധികം മത്സരം ഒരു മത്സരം വെച്ചുണ്ടായി ഒരു friendlymatch ആ friendly match ഇൽ ഒരു പയ്യൻ മിന്നും form ൽ കളിച്ചു കൊണ്ടിരിക്കുന്നു manchester united എന്നറിയപ്പെടുന്ന club ൻ്റെ അത്രയും top level ൽ ഉള്ള players നെ ഒക്കെ കവളിപ്പിച്ചുകൊണ്ട് അവൻ goal score ചെയ്യുന്നു അവരെയൊക്കെ trouble ചെയ്യുന്നു അവേരയെല്ലും ഒരു അയ് അനായാസം അവരുടെ wing ഉം മൊത്തം പൊട്ടിച്ചു ഇവൻ goal കളിലേക്ക് shot കൾ പായികുട്ടുകയും ചെയ്തു അന്ന് ക്രിസ് ആ coach അവരോട് വർഗീസിനൊട് പറഞ്ഞു നിങ്ങൾ ഇദ്ദേഹത്തെ sign ചെയ്തൊളീ അത് നിങ്ങൾക്ക് വളരെ അധികം ഗുണം ചെയ്യുമെന്ന് അത് അന്നത്തെ രണ്ട് ദിവസം കഴിഞ്ഞ് ശേഷം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ manchester united sign ചെയ്തു arsenal ഉം അദ്ദേഹത്തിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പിന്നിൽ അതുമാതിരി തന്നെ ബാഴ്‌സലോണ ഉണ്ടായിരുന്നു ബാഴ്‌സലോണ അന്ന് റൊണാൾഡിനോയുടെ club ൽ കരാർ ഒപ്പിട്ടതിൻ്റെ ഒപ്പിട്ടതുകാരണം ആയിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഏർ ശ്രമിക്കു കാതിരുന്നത്. അങ്ങനെ അവർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ manchester united എന്ന ഇംഗ്ലണ്ടിലെ ഏറ്റവും club sign ചെയ്യുകയും അദ്ദേഹത്തിനെ ക്രിസ്റ്റ്യാനോ ഏഴാം number എന്ന jersey number കൊടുക്കുകയും ചെയ്തു എന്നിട്ട് അവരുടെ ചെഗുത്താന്മാരുടെ പ്ര പ്രതാപത്തിലേക്ക് ചെഗുത്താന്മാരെയും വീണ്ടു കയറ്റിയ പ്ര പ്രഭാത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു red devils എന്നറിയപ്പെടുന്ന അവിടെ അദ്ദേഹം മെരുകി

മഹാ stadium യത്തിൽ അദ്ദേഹം കളിച്ചിരുന്നത് അവിടെ നിന്ന് അദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം ലോകത്തിലെ വമ്പൻ club എന്നറിയപ്പെടുന്ന spanish club ആയ real madrid ലേക്ക് ചെകേറി real madrid ലെക് അദ്ദേഹം ചേക്കേറിയന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ യുഗം തുടങ്ങി അവിടെ നിന്നും റെ real madrid ന്റെ എക്കാലത്തെയും മികച്ച top scorer എന്നറിയപ്പെടുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നാല് കിരീടം അഞ്ച് ballon d'or മൂന്ന് golden boot എന്നിവയൊക്കെ നേടി കൊണ്ടിരിക്കുന്നു UEFAchampions league ലെ ഏറ്റവും വലിയ top scorer ഉം ഏറ്റവും വലിയ hat-trick അടിച്ച ഒരേ ഒരു വ്യക്തി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ top ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നറിയപ്പെടുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ GOATgoal of all time എന്നറിയപ്പെടുന്നു അങ്ങനെ അദ്ദേഹം real madrid ൽ കളിച്ചു real madrid ലാണ് നാല് UCL കിരീടം ഒക്കെ നേടികൊടുത്തു

നല്ല form ൽ കളിച്ചത് കൊണ്ടാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ finall ൽ ഫ്രാൻസും പോർച്ചുഗലും തമ്മിൽ ഏറ്റുമുട്ടുന്നു എട്ടാം minute ൽ അദ്ദേഹത്തിന് പരുക്ക് പറ്റുന്നു അദ്ദേഹം കളിക്കളത്തിൽ വീണ് കരഞ്ഞ് പൊട്ടി കരഞ്ഞ് കളിക്കാൻ കഴിയാതെ കാൽവേദനയാൽ അദ്ദേഹം എന്നിട്ട് ground ഇൽ ഇറങ്ങി ഇറങ്ങിപ്പോയി എന്നിട്ട് വീണ്ടും ഓടി ചെന്ന് team നോട് ചെന്ന് എടുക്കാൻ വേണ്ടി ground ലേക്ക് ഇറങ്ങി പരമാതിരി ശ്രമിച്ചു അതിനാൽ കഴിയാതെ വന്നപ്പോൾ പിൻമാറി എന്നിട്ട് അദ്ദേഹം പോർച്ചുഗലിനെ back bench ഇൽ ഇരുന്ന് അദ്ദേഹം coaching കൊണ്ട് തന്ത്രങ്ങൾ കൊണ്ട് അദ്ദേഹം ആ team നെ euro cup champion മാരാക്കി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തളർത്താനാവില്ലാത ഒരു player ആണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എല്ലാ football players നും ഒരു motivation ആണ് അദ്ദേഹം തൻ്റെ career തൻ്റെ പോർച്ചുകലിൽ നിന്ന് ഒരു call വന്നു school വിൽക്കാൻ പോക്കുകയാണ് എന്ന് പറഞ്ഞ് school ന് സാമ്പത്തികമായി വളരെ താഴെക് പോയി താൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പഠിച്ച school വിൽക്കുകയാണ് എന്ന് പറഞ്ഞ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരു ദിവസം അദ്ദേഹം ലിസ്ബണിലേക്ക് flight ഇറങ്ങി നേരെ നോക്കിയപ്പോൾ airport ൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ക്രിസ്റ്റ്യാനോ window യിലൂടെ നോക്കിയപ്പോൾ

അവസാനം ശേഷം അദ്ദേഹം real madrid ന്ന് പടിയിറങ്ങി നേരെ ചേക്കേറിയത് italian വമ്പന്മാരായ juventos ലേക്ക് juventus ലെ എല്ലാം അദ്ദേഹം നേടി കഴിഞ്ഞു UEFA യിൽ മാത്രം ഒഴികെ ബാക്കി എല്ലാം അവിടുന്ന് നേടി കഴിഞ്ഞു അവിടുന്ന് രണ്ടായിരത്തിഇരുപത്തിഒന്നിൽ അദ്ദേഹത്തിൻ്റെ പഴയ club ആയ devils എന്നറിയപ്പെടുന്ന manchester united ലേക്ക് അദ്ദേഹം ചേക്കേറി അവിടെ എത്തിയ first season ൽ അദ്ദേഹം ഇരുപത്തിനാല് goal ളുകൾ score കൾ ചെയ്തു അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട്‍ ഇരുപത്തിമൂന്ന് season കളിൽ അദ്ദേഹം coach മായി ഉടക്കിയതു മൂലം ആ season മുഴുവനും അദ്ദേഹം തൻ്റെ career അവസാനിപ്പിക്കേണ്ടിവന്നു പുറത്തു പോയി career അവസാനിക്കുക അല്ലാതെ അദ്ദേഹം നേരെ സൗദി അറേബ്യയിലേക്ക് പോയി പിന്നെ world cup രണ്ടായിരത്തിഇരുപത്തിരണ്ട്‍ world cup ൽ അദ്ദേഹം coach പോർച്ചുഗലിൻ്റെ coach അയാളെ side bench ൽ ഇരുത്തി എന്ന കാരണമൊക്കെ അദ്ദേഹം മൊത്തത്തിൽ ഒരു പരാജയം ആയി എന്ന് കാണിപ്പിക്കുന്നതിനാണ് ഒരു മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന മനുഷ്യൻ ലോകത്തിലെ

അഖണ്ഡവത്തിൻ്റെയും എല്ലാ വ്യതാസങ്ങളുടെയും വിഘടതത്തിന്റെയും ഒരു മാറ്റമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് അറിയപ്പെടുന്ന മനുഷ്യൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ റൊണാൾഡോ സൂയ്യ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ഈ shoe എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വികാരമായിരുന്നു അദ്ദേഹം അങ്ങനെ ആയിരുന്നു അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നറിയപ്പെടുന്ന മനുഷ്യൻ football ൻ്റെ എക്കാലത്തെയും മികച്ച tops playerUCL ലെ എക്കാലത്തെയും മികച്ച tops playerThe most hatric of theUCLthe most ofUCLUCL ൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ കാരണത്താൽ ആണ് UCL ൽ അഞ്ച് season കളെ real madrid അടുപ്പിച്ച് semi ൽ കേറിയിരിക്കുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ

നമസ്കാരം ഞാൻ പറയാൻ പോണത് football നെ കുറിച്ചിട്ടാണ് football ഈ ലോകത്തിലെ ഏറ്റവു കൂടുതൽ ആരാധകര് ഉള്ളൊരു കായികഇനം ആണ് football football ഇപ്പൊ അടുത് football ന്റെ world cup കൈനു ഖത്തർൽ വെച്ചിറ്റു അതിമനോഹരമായ ഒരു world cup ആയിരുന്നു അയിൽ അർജന്റീന cup എടുത്തു മുപ്പത്താറ് കൊല്ലത്തിന് ശേഷം കാത്തിരുന്നിട്ട് ഒരു cup കിട്ടി അർജന്റീനക്ക് ഞാൻ ഒരു ബ്രസീൽ fans ആണ് പക്ഷെ അർജന്റീന cup കിട്ട്യേ കി കിട്ട്യത് കൊഴപൊന്നില്ല മെസ്സി ഇത്രേം എല്ലാ നേട്ടങ്ങളു നേടിയിട്ടും മെസ്സിക്ക് കിട്ടാക്കനിയായിരുന്നൊരു cup world cup ന്നെ മെസ്സി എടുത്തു അർജന്റീന ഇപ്പൊ അടുപ്പിച് copa america എടുത്തു world cup എടുത്തു പിന്നെ ന്നല്ലെ ഒരു കാഴ്ച്ചയാണ് കളിയാണ് കാഴ്ച്ച വെച്ചത് അതെ പോലെന്നെയാണ് ബ്രസീൽ ലോക cup ൽ തന്നെ ഏറ്റവും favourite അതായത് ഏറ്റവും score depth ഉള്ള ഒരു team ആണ് ബ്രസീൽ ഇത്രയും ഒരു score depth ഉള്ള team വേറെ ബ്രസീലിന് ഇണ്ടായിട്ടില്ല അതായത് നെയ്മർ മാർട്ടിനെലി ഫെർമിനോ പിന്നെ നമ്മുടെ പുതുമുഖം ഫ ആന്റണി അങ്ങനെ ഒരു ഇതിൽ റാഫിനോ ഒരു ഇതിൽ അടിപൊളി team എന്നെയാണ് world number one goal keepers മാരായ അലിസൺ എഡേഴ്സൺ ഇവരൊക്കെ ഇണ്ടായിർന്ന ഒരു അടിപൊളി team ആണ് പക്ഷെ എന്തോ ഭാഗ്യമില്ലായ്മ കൊണ്ട് നമ്മൾ ക്രോഏശ്യനോട് penalty shoot out ൽ തോറ്റുപോയി ഇത് ജയിക്കണ്ട ഒരു കളിയായിരുന്നു ആദ്യ goal ഒക്കെ ഇട്ട് നല്ലെതീന്ന് പോവ്വുമ്പോ അശ്രദ്ധ കാരണം രണ്ടാം വാങ്ങി അങ്ങനെ world cup നെ നമ്മളെ സ്വപ്നങ്ങളൊക്കെ അതോടെ തകർന്നു football നല്ല team ആയർന്നു ആർജെ ഫ്രാൻസ് ഇംഗ്ലണ്ട് ഇവരൊക്കെയാണ് നല്ല team ഇംഗ്ലണ്ടിനൊക്കെ ഭാഗ്യമില്ലായ്മ തന്നെ ആണ് penalty football പറയുമ്പോ football പറയുമ്പോ world cup മാത്രല്ല ലാലിഗ ലീഗ അതെ പോലെ തന്നെ english premier league ഇങ്ങനെ ഒട്ടനവധി league കുളണ്ട് അത് പോലെ നമ്മടെ നാട്ടിൽ sevens അഗിലേന്ത്യാ sevens അഗില കേരള ഇതൊക്കെ നല്ല രീതിയിൽ നടക്കണ football നെ ഒരുപാട് സ്നേഹിക്കണ ആൾക്കാരാണ് നമ്മളെ ലോകത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവു കൂടുതൽ ആരാധകരുള്ളൊരു കളിയാണ് തന്നെ നമുക്ക് football നെ വിശേഷിപ്പിക്കാം football ഇപ്പ്രായശ്ത്തെ golden ball മെസ്സിക്ക് golden boot നമ്മടെ എംബാപ്പക്ക് കിട്ടി എംബാപ്പനെഒക്കെ ഒരുപാട് കളിയാക്കീട്ട് ഓരോ ഇതൊക്കെ കാട്ടി അങ്ങനെ പലവിവാദങ്ങളു ഇണ്ടായിന് ജർമ്മനി fans വിവാദം ഇണ്ടാക്കി അതേപോലെ തന്നെ മറ്റേ നമ്മടെ football നെയോ football ഉം ഒരു ജനതയടെ ജീവിതം തന്നെയാണ് എന്ന് പറയാം പലആൾക്കാൾക്കും ഒരു ജീവിതാണ് football football നെ സ്നേഹിക്കാത്ത ആൾക്കാർ ഇണ്ടാവില്ല ഏതൊരാളും football കളി കാണാത്താൾക്കാരും ഇണ്ടാവില്ല നമ്മുടെ ഇന്ത്യയിൽ കൂടുതൽ ആയിട്ട് support ചെയ്യന്നത് cricket നെ ആണ് football നെ ഒരു വെല നൽകന്നില്ല ഒന്നത് നിലവാരഇല്ലാത്ത